വണ്ടികൾ ഒന്നും park ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. പിന്നെ ഓണം ആയതുകൊണ്ട് എല്ലാ section ലും പരിപാടികളും കാര്യങ്ങളും ഓണ പരുപാടി അവതരിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കരെ പോവാനും വരാനും തന്നെ ആളുകളെ കൊണ്ട് ബുദ്ധിമുട്ട് ആയിരുന്നു. വഴിയില് വാഹനം എവിടെയും ഒന്നും park ചെയ്യാനും പറ്റാതെ അത്രയ്ക്ക് തിരക്കായിരുന്നു.

നമ്മള് ഈ vacation ഒക്കെ അഹ് കുടുതലും ഈ വിശേഷ ദിവസങ്ങളിൽ ഒന്നും യാത്ര ചെയ്യാതിരിക്കുകയാണ് വളരെ അധികം നല്ലത്. നമുക്ക് school ഒക്കെ leave കിട്ടുന്ന time ൽ ആഹ് ദിവസങ്ങളിൽ ഒക്കെ പോയി, നമ്മുടെ കുട്ടികൾ ഒക്കെ ആയിട്ട് പോയി കണ്ടു പോരുമ്പോൾ അതല്ലേ ഏർ കുടുതലും നമുക്ക്

നമ്മുടെ വീട്ടുകാരെ കൊണ്ട് ഒക്കെ പോകുമ്പോൾ ആണ് അവരൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ വളരെ അധികം ഇഷ്ടം ആയിരിക്കും, എല്ലാവരോടും സംസാരിച്ചു, മിണ്ടി അഹ് ചിരിച്ചു കളിച്ചു പോയി വരുമ്പോൾ ആണ് നമുക്ക് വളരെ അധികം സന്തോഷം ആയിരിക്കുക. ആയിട്ട് പോകുമ്പോൾ ആഹ് അത് നമുക്ക് ഒരു ഒരു ഒരു മനസ്സിന് ഒരു സന്തോഷം തരുകയില്ല.

മറ്റേത് അവര് ഒറ്റയ്ക്ക് ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം ഏർ എവിടെ ചെയ്യണം അങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ആണ്. അവർക്ക് കളിക്കാൻ അവരുടെ സമപ്രായക്കാർ ആകുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം

ആഹ് നല്ല ഉത്സാഹത്തോടെ പോയി വരാനും നമ്മളെക്കാട്ടിലും താല്പര്യം കുട്ടികൾക്കാ ആഗ്രഹം യാത്ര പോകാനും എല്ലാ സ്ഥലം കാണാനും ഇതാവാനും ഒക്കെ. ആഹ് അത് നിങ്ങൾ പറയുന്നത് ശെരി ആണ്. കാരണം ഈ യാത്ര പോകുന്നത് നമുക്ക് കുട്ടികൾക്കും, മുതിർന്നവർക്കും, വയസായവർക്കും ഒക്കെ ആഹ് വളരെ അധികം ഇഷ്ടപ്പെടുന്നത് തന്നെ ആണ് ഈ ആ trip എവിടെയെങ്കിലും ഒക്കെ toure പോകുകയും അല്ലെങ്കിൽ വെല്ലആയിട്ട് പോകെ ഒക്കെ ചെയ്യുമ്പോൾ, എല്ലാവര്ക്കും വളരെ അധികം ഇഷ്ടപെടുന്ന ഒരു ആഹ് സാഹചര്യം തന്നെ ആണ് ഈ ഇത്

ഈ trip പോണതൊക്കെ. അതെ കുട്ടികൾക്കു school ൽ നിന്നും toure പോകാൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. കാരണം അവരുടെ friends ഉം ആഹ് teachers ഉം

school ൽ നിന്നും ഒന്നും toure പോയിട്ടില്ല കാരണം ഞങ്ങൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നും ഇങ്ങനെ ഒരു trip ആയിട്ട് ഒന്നും പോയിരുന്നില്ല, ഇപ്പോഴല്ലെ ഇപ്പോഴത്തെ ഈ new generation ഈ time ൽ ആയതുകൊണ്ട് അല്ലെ ഇപ്പൊ കുട്ടികൾക്കു പോകാം അഹ് എവിടേക്ക് വേണമെങ്കിലും toure പോകാം നമുക്ക് പൈസ കൈയിലെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടേക്ക് വേണെങ്കിലും toure പോകാം. പക്ഷെ എങ്കിലും നമ്മൾ മാതാപിതാക്കളുടെ കൂടെ പോകുന്നതിൽ ഒരു ജോയി~ അതാണ് നമുക്ക് പറ്റീത്. കാരണം നമ്മളുടെ കുട്ടികൾക്ക് ശ്രെദ്ധിക്കപെടാൻ നമ്മള് മാതാപിതാക്കൾ ആകുമ്പോൾ അവരെ വളരെ അധികം ശ്രെദ്ധിച്ചു അവരെ എവിടേക്ക് പോണം പോകണ്ട എന്ന് പറയാൻ ഒക്കെ പറ്റും. അല്ലാതെ ഈ

പോകുന്നതിനെ കാട്ടിലും നമ്മളുടെ വീട്ടുകാരും ഒത്ത് നമ്മുടെ കുട്ടികള് പോകുന്നതായിരിക്കും താല്പര്യം, പക്ഷെ അവർക്ക് അവരുടെ friends ന്റെ കൂടെ പോകാനും അതിനും ഇതിനും ആയിരിക്കും കൂടുതൽ താല്പര്യം.

പിന്നെ അപ്പൊ അങ്ങനെക്കെ ആണ് നിങ്ങള് ഈ tour പോണ എവിടേക്കെങ്കിലും ഇപ്പൊ അടുത്തെങ്കിലും പോകാൻ വെല്ല ഉദ്ദേശം ഉണ്ടോ? ഞങ്ങള് ഇപ്രാവശ്യത്തെ vacation നു മലമ്പുഴ പോകാം എന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായും അപ്പൊ നമുക്ക് ഇനി അഹ് ഈ വിഷയത്തെ കുറിച്ച് പിന്നീട് സംസാരിക്കാം

hello ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി ഏഴിലെ വിപ്ലവം. പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പൂർവാതിതൃ british colonial ഭരണാധികാരികൾ നടപ്പിലാക്കിയ ദുരിതഗതിയിലുള്ള പാശ്ചാത്യ വൽക്കരണം ഇന്ത്യയിൽ പുതിയ അസ്വസ്ഥതാ ജനകീയമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാമ്പര്യമുള്ള Indian സംസ്കാരത്തെ ഇല്ലാതാക്കി പകരം പാശ്ചാത്യ സംസ്കാരം നടപ്പിലാക്കാൻ ആണ് company ഭരണാധികാരികൾ ശ്രമിക്കുന്നത്. എന്ന ധാരണയെ indian മനസ്സുകളിൽ ശക്തമായി ഈ സന്ദർഭത്തിലാണ് തികഞ്ഞ പാശ്ചാത്യ വാദികളായി തികഞ്ഞ പാശ്ചാത്യ വാദികളാ വാദിയായ ഡൽഹൗസി കൂടുതൽ പ്രതി പ്രതിരോധ പരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി ആറിൽ ഡൽഹൗസി ഇന്ത്യ വിടുമ്പോഴേക്കും ഇന്ത്യ ജന ജനതയുടെ പുതു ബോധം അസ്വസ്ഥ അസ്വസ്ഥത ജനക് ജനകമായി കഴിഞ്ഞിരുന്നു. ഈ പൊതുബോധത്തെ കാലാ കലാപകലു ഷിതമാക്കുന്ന ചില നിയമങ്ങൾ company നടപ്പിലാക്കിയതോടെ ജനങ്ങളുടെ പ്രതിഷേധ വിപ്ലവ വിപ്ലവ രൂപം രൂപം ആർജിക്കുന്ന് കയും അത് ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി എഴിലെ ജനകീയ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. പതിനെട്ടാം നൂറ്റാണ്ടിൽ മുതൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ company മേധാവിത്തത്തിനെത്തിരെ ഉയർന്നു വന്ന ചെറിയ കലാപങ്ങളുടെ ആ ത്യന്തിക വിസ്ഫോടനം ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി ഏഴിൽ കണ്ടത്. company സൈന്യത്തിലെ indian വംശജരായ സിപായിമാർ എന്നറിയപ്പെടുന്ന സൈനികരാണ് കലാപം ആരംഭിച്ചതെങ്കിലും തുടർന്ന് ആയിരക്കണക്കിന് വർഷം ആയിരക്കണ് കണക്കിന് കർഷകരും തൊഴിലാളികളും മറ്റ് ചേർന്ന് അത് ഏറ്റെടുത്ത് ഒരു വിപ്ലവമാക്കി മാറ്റിയ മാറ്റുകയായിരുന്നു. ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി ഏഴിൽ മെയ് പത്തിനു ഉയർ ഉത്തർപ്രദേശ് ഏർ മീററ്റ്ലെ തുടങ്ങിയ പ്രധിഷേധം വളരെ പെട്ടന്ന് തന്നെ വാക്ക് പഞ്ചാബ് വടക്ക് പഞ്ചാബ് മുതൽ തെക്ക് നിർമദ വരെയും പടിഞ്ഞാറ് രാജ്പുത് പുതാന മുതൽ കിഴക്ക് ബീഹർ വരെയുമുള്ള വിശാലമായ പ്രദേശങ്ങളിൽ ഒരു ജനകീയ വിപ്ലവം ആയി പരിമണി പരിണമിക്കുകയായിരുന്നു. രണ്ട് വർഷം കൊണ്ടാണ് british സൈന്യം സൈന്യത്തിന് കലാപം അടിച്ചമർത്താൻ കഴിഞ്ഞത്. വിപ്ലവം അടിച്ചമർത്താൻ കഴിഞ്ഞെങ്കിലും അത് ഉയർത്തിയ ഊർജം ഇന്ത്യയിൽ പിൽകാലത്ത് നടന്ന എല്ലാ സമരങ്ങളും പ്രചോദനമായി കൂട്ആ കൂടാതെ വിപ്ലവാനന്തര british ഇന്ത്യയിൽ അടിയന്തരമായ മാറ്റങ്ങൾ സം സംചര സംജാതമായി. ഈ വിപ്ലവത്തിന്റെ കാരണങ്ങൾ british-indian army യിലെ indian സിപായിമാരുടെ പ്രതിഷേധമാണ് ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി ഏഴിലെ വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണ നയം കാരണമെങ്കിലും അതൊരു ജനകീയ വിപ്ലവമായി പരി പ്രതി പരിവർത്തനപ്പെട്ട പെടാൻ നിരവധി മറ്റു ഘടകങ്ങൾ കാരണമായി തീർന്നിട്ടുണ്ട് east india company യുടെ ചൂഷണ അധിഷ്ഠിതമായ അടിച്ച അടിച്ചമർത്തൽ സാധാരണ ജനങ്ങളുടെ ദുരിത ഉം ങ്ങളിൽ നിന്ന് രൂപം കൊണ്ട company ഭരണ company ഭരണത്തോടുള്ള എതിർപ്പ് വിദേ വിശേ വിദേശത്തിയ ഇന്ത്യയിൽ ഇന്ത്യയുടെ മണ്ണിൽ ഇന്നും പുറത്താക്കുക എന്ന് ദൃഢമായ ലക്ഷ്യബോധം എന്നിവയാണ് സാമാന്യ തലത്തിൽ വിപ്ലവത്തിന് പാശ്ചാത്ത ത്തമൊരുക്കിയത് ഒരു നൂറ്റാണ്ടു കാലത്തിനിടയിൽ ഓരോ പ്രദേശങ്ങളെയും കിഴക്ക് കൊണ്ട് കീഴടക്കികൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ ഈട ഇന്ത്യയിൽ പടുത്തുയർത്തിയ company യുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പ്രതിഷേധം ഉയർത്തിയ ഇന്ത്യയുടെ company ഭരണത്തെ അവസാനിപ്പിക്കാനുള്ള ഒടുവിൽ ഒടുവിലത്തെ സംയു ക്തമായ നീക്കമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി ഏഴിലെ ജനകീയ വിപ്ലവം ഇന്ത്യയിൽ സാമ്പത്തിക നഗ്നമായ ചൂഷണത്തിന് എതിരെ ഉയർന്നുവന്ന ജന ജനശോ ജനരോക്ഷം തന്നെയാണ് വിപ്ലവത്തിൻ്റെ അടിസ്ഥാന കാരണം. company യുടെ വൻതോതിലുള്ള ചൂഷണം ഇന്ത്യയിലെ പരമ്പരാഗത സമ്പ്രദായത്തെ തകർത്തതിനോടൊ ടൊപ്പം തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരെ ദരിദ്രരാക്കി മാറ്റുകയും ചെയ്തു കർഷകരും പരമ്പരാഗത തോഴി കൈ തൊഴിലാളികളും കടംവന്ന അടിസ്ഥാന വർഗ്ഗം ആണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരായത് company നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ സാധാരണ

നിന്നും സ്വാതന്ത്ര്യരാവാൻ കഴിയാതെ ചെറുകിട കർഷകർ മറ്റു വയ് വഴികളില്ലാതെ കൃഷിഭൂമി തന്നെ കയ്യൊഴിയ യുകയായി രുന്നു ആയിരത്തി എഴുനൂറ്റി എഴുപതിൽ ആയിരത്തി എണ്ണൂ എഴുപതിനും ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി ഏഴിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഇടക്കിടെ ഉണ്ടായ ക്ഷാമങ്ങൾ സാധരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കി മാറ്റി ഇന്ത്യയിലെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്കു ചോർത്തിക്കൊണ്ട് പോവ് പോയതോടപ്പം തന്നെ company ഉദ്യോഗസ്ഥർ english കാർ എന്നിവർ സ്വന്തം നിലവിയിൽ വൻ നേട്ടങ്ങൾ കൊയ്തു. ഇന്ത്യയിലെ പരമ്പരാഗത കുടിൽ വ്യവസായത്തെ തകർത്തു കൊണ്ടാണ് english കാർ ഈ രാജ്യത്തെ ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്ര നിർമ്മിത ഉത്പന്നങ്ങളുടെ വൻ കൊ കമ്പോളമാക്കി മാറ്റിയത്. ഇന്ത്യയിലെ കുടിൽ വ്യവസായങ്ങളിലൂടെ നിർമിക്കപ്പെടുന്ന ഉത്പന്നങ്ങൾക്ക് british factory നിർമ്മിത ഉല്പന്നങ്ങളുമായി ക കമ്പോളത്തിൽ മത്സരിക്കാൻ പോലും പ്രാപ്തിയുണ്ടായിരുന്നില്ല. ഇത് indian നിർമ് indian നിർവ്യവസ indian നിർവ്യവസായ വത്കരണത്തിന് വഴിയൊരുക്കി. വെൽഹസിയുടെ സൈനിക സഹായ വ്യവസ്ഥയും ഡൽഹൗസിയുടെ ലയന സിദ്ധാന്തവും indian നാട്ടുരാജ്യ ഭരണാധികാരികളെ company യുടെ ശത്രുക്കളാക്കി മാറ്റി അതുകൊണ്ട് തന്നെയാ അവരിൽ പലരും ആയിരത്തി എഴുനൂറ്റി അയ്മ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചു. സഹായ വ്യവസ്‌ വ്യവസ്ഥയുടെ പല രാ നാട്ടുരാജ്യങ്ങളെയും company യുടെ അധീശത്ത് ത്തിനു കീഴിൽ കൊണ്ടുവരാൻ വെല്ലെയ്‌സിക്ക് കഴിഞ്ഞു വെല്ലെയ്‌സിയുടെ സം സാമ്രാജ്യ വികസനത്തിന് വികസന ത്തിന്റെ പരോക്ഷ പ്രയോഗമായിരുന്നുവെങ്കിലും ഡൽഹൗസിയുടെ ലയന സിദ്ധാന്തം പ്രത്യക്ഷ സാമ്രാജ്യ വികസന നയമായിരുന്നു. സഹായ വ്യവസ്ഥതയിൽ ചേരുന്നതിന് നാട്ടുരാജ്യ ഭരണാധികാരികൾക്ക് രണ്ടു ചെറിയ അഹ് അവ സരം നൽകപ്പെട്ടിരുന്നുവെങ്കിലും ലയന സിദ്ധാന്തം നേരിട്ടുള്ള സമ്രാജ്യത്വം കടന്നു കയറ്റമായിരുന്നു എല്ലാ നാട്ടു രാജ്യാധികാരികളുടെയും മുമ്പിൽ അതൊരു ഭീഷണിയായി നിലനിന്നു. indian നാട്ടുരാജാക്കന്മാർ പരമ്പര്യമായി പാരമ്പര്യമായി അംഗീകരിച്ചിരുന്ന അനന്തരാവകാശ വകാശിയെ ദത്തെടുക്കൽ ഏകപക്ഷീയമായി നിരോധിച്ച ഡൽഹൗസി നാട്ടു രാജ്യ ഭരണാധികാരികളുടെ നിലനിൽപ്പിന് നെയാണ് ചോദ്യം ചെയ്തത് തങ്ങളുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവ് തിരിച്ചറിഞ്ഞ് ചില ഭരണാധികാരികളെങ്കിലും വിപ്ലവത്തിൽ പങ്കാളികളായി ലയന സിദ്ധാന്തം ഉയർത്തി കാണിച്ചു കൊണ്ട് ഡൽഹൗസി നിരവധി നാട്ടുരാജ്യങ്ങൾ കീഴടക്കി. company പ്രദേശത്തോട്ട് കൂട്ടിച്ചേർത്ത് ചേർത്ത് റാണി ലക്ഷ്മി ഭായുടെ സംരക്ഷണത്തിൽ വളർ വളർന്ന ദത്തുപുത്രനെ അംഗീകരിക്കാൻ വിസമ്മിച്ചതിൽ ഹൗസി ആ രാജ്യത്തെ ഏക ക ഏകപക്ഷീയമായി company പ്രദേശത്തോട് കൂട്ടിച്ചേർത്തു കയായിരുന്നു. മറാട്ട ഭരണാധികാരിയായിരുന്ന പെർശോ ബജി റാവുവിന്റെ ദത്തുപുത്രനായി നാനാ സാഹാ ബോഗിന് പിന്തു പിന്തുടർച്ചാവകാശം നിഷേധിച്ച company നാനാ സാഹഭോഗിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. ഇതേപോലെ സപ്‌താറയിലെയും ദത്തുപുത്രനെ അംഗീകരിക്കാതെ ആ നാട്ടു രാജ് ജ്യവും company പിടിച്ചെടുക്കുകയായിരുന്നു. ശരിയായ രീതിയിൽ ഭരണം നട നടത്തുന്നതിൽ നിന്ന് ഉം മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു ആവത് രാജ്യ company പിടിച്ചെടുത്ത് മറ്റു നാട്ടുരാജ്യവും നാട്ടുരാജ്യക്കന്മാരെ ഭീതി പടർത്തി

എലാവിധ കരാറുകളും ഏകപക്ഷീയമായി ലങ്കിക്കുന്ന ക company നിലപാട് company യുടെ ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു എന്റെ വിഷയം ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തി ഏഴിലെ വിപ്ലവം. ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു. നന്ദി നമസ്കാരം. hello ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഞാൻ ഡൽഹിയിലേക്ക് യ യാത്ര പോയിരുന്നു അപ്പൊ അവിടെ കണ്ട ഡൽഹി ജുമാ മസ്‌ജിദിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്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 തിക്കി തിരക്കി ആളുകൾ വ ഏർ ജുമാ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് ഡൽഹി ജുമാമസ്ജിദ് അതിന് ചുറ്റും വലിയ bazaar കളും കുറെ കടകളും കട room കളും നമ്മള് യാത്ര ചെയ്ത് അവിടെ പോയി stay അടിക്കാനുള്ള room കളും അങ്ങനെ ഇട്ട് നല്ല അടുത്തടുത്ത് വീട്കളിള്ളേ

അവ്‌ടെ മറ്റു രണ്ട് മൂന്ന് സ്ഥലങ്ങളും ഞങ്ങള് സന്ദർശിച്ചിരുന്നു എൽ എനിക്ക് ഏറ്റവും ഇഷ്ട്ടപെട്ട ഒരു സ്ഥലമാണ് ഡൽഹി ജുമാ മസ്ജിദ്. അവിടെ ഞാൻ ആദ്യം ആദ്യത്തെ ദിവസം പോയി അവ്ടെ ചെന്നപ്പോൾ ജുമാടെ ദിവസമായിരുന്നു പോയിരുന്നത് അപ്പോൾ അവ്ടെ ജുമാ ഉള്ള ദിവസം രാവിലെ പത്ത് മണിക്ക് ശേഷമേ അത് തുറക്കൂ അപ്പോ ഞങ്ങൾ first അവ്ടെ പോയതിനാൽ ഞങ്ങള് bag മായിട്ടായിരുന്നു luggage മായിട്ടായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മക്ക് പത്ത് മൺടെ മുമ്പ് ചെന്നത് കൊണ്ടും ഡൽഹി ജമാ മസ്ജിദിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഞങ്ങൾ അവിടിന്ന് തിരിച് room ഒക്കെ ഏർ ready ആക്കി പിന്നീട്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 കടക്കുന്നോടൊപ്പം നമ്മള് ചെരുപ്പ് കയ്യിൽ പിടിക്കുകയോ അല്ലെങ്കിൽ അവ് അവിടെ മറ്റ് ഏർ സ്ഥലങ്ങളിൽ വെക്കുകയോ ചെയ്യണം ഡൽഹി മസ്ജിദിന്റെ ഉള്ളിലേക്ക്

അങ്ങനെ ഡൽഹി ജുമാമസ്ജിദിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു നല്ല ആളുകൾ നമ്മളെ പോലെ ഉള്ള വരെന്നെ മുസ്ലിങ്ങൾ ഒരു പാട് ആളുകൾ വന്ന് ഓരോ സ്ഥലത്ത് ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കുട്ടികൾ ഓടിക്കളിക്കുന്നു കൊറേ ആളുകൾ photos എടുക്കുന്നു videos എടുക്കുന്നു നമ്മക്ക് കണ്ടാൽ നമ്മൾ താജ്‌മഹൽ കാണാൻ പോയിക്കൊണ്ട പോൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് ജുമാമസ്ജിദ് അത്രയേറെ ഏർ ഇഷ്ടപ്പെടും ഞമ്മള് കണ്ടാൽ അങ്ങൻത്തെ സ്ഥലമാണ് ജുമാ മസ്ജിദ് അങ്ങനെ ജുമാമസ്ജിദിന്റെ ഉള്ളിൽ ഞങ്ങളും കൊറേ videos എടുത്തു photos എടുത്തു കൊറേ reel കൾ ചെയ്തു ഏർ കൊറേ വി ഏർ കൊറേ ആളുകളെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചു ഏർ പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഡൽഹിജുമാ മസ്ജിദിന്റെ പരിസരത്തും ഡൽഹി ജുമാ മസ്ജിദും കൊറേ കള്ളമ്മാർ ഉള്ള ഏർ area ആണ് അപ്പോ നമ്മള് നമ്മളെ സാധനങ്ങൾ എല്ലാം നല്ലോണം സൂക്ഷിക്കണം ഏർ ഞാൻ നമ്മ നമ്മക്ക് തന്നെ ഒരനുഭവം ഉണ്ടായി എന്റെ നിയാസ് എന്ന് പറയുന്ന കൂട്ടുകാരന്റെ ഉണ്ടായി എന്നോടൊപ്പം അവന്റെ purse എടുക്കാൻ ശ്രമിച്ചു നമ്മള് ആളെ കയ്യിപിടിച്ചു അപ്പോ ആള് purse അവിടെ ഇട്ട് ഓടിക്കളഞ്ഞു തെരക്കിനെടയിൽ ഓന പിടിക്കാൻ കിട്ടിയില്ല ഏർ purse നമ്മക് തിരിച്ച് കിട്ടി കൊയപ്പൊന്നും ഉണ്ടായില്ല അങ്ങനെ ഒരു പ്രശ്നം ഡൽഹി ജുമാ മസ്ജിദിന്റെ അവിടെ പോവുമ്പോൾ ഉണ്ട് സാധനങ്ങൾ എല്ലാം കൃത്യമായി തന്നെ സൂക്ഷിക്കണം സ്ത്രീകള് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സ്ത്രീകളെ കൊണ്ട് പോവുന്നവര് പ്രത്തേകം ശ്രദ്ധിക്കണം അങ്ങനെ ജുമാ മസ്ജിദ്ന്റെ ഉള്ളിൽ നിന്നും ഞങ്ങള് കൊറേ videos ഉം photos ഉം ഒക്കെ എടുത്ത് അവിടെ നിന്നും എറങ്ങി നേരെ അതിന്റെ മുമ്പിലുള്ള മീന bazaar എന്ന് പറയുന്ന ഒരു bazaar ലേക്ക് പോയി അവിടെ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഓരോ സാധനങ്ങളും ഉണ്ടല്ലോ shoe ആയിക്കോട്ടെ ചെരുപ്പ് ആയിക്കോട്ടെ വസ്ത്രങ്ങൾ ആയിക്കോട്ടെ electronic സാധനങ്ങൾ ആയിക്കോട്ടെ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ബൂ boot ball അങ്ങനെ ഉള്ള ക്രിക്കറ്റ് bat അങ്ങനെ ഉള്ള പല സാധനങ്ങളും അവിടെ ഉണ്ട് അതിനെല്ലാം വളരെ തുച്ഛമായ പൈസ ആണ് അവിടെ ഇള്ളത് നമ്മളിവിടെ ആയിരോം രണ്ടായിരോം മൂവായിരോം കൊടുത്ത് വാങ്ങുന്ന സാനങ്ങൾക്ക് original സാധങ്ങൾക്ക് അവിടെ മുന്നൂറും നാന്നൂരും ഇരുന്നൂറുമായിട്ട് കൊടുത്താൽ കിട്ടും ഞാൻ എന്റെ വീട്ടിലേക്ക് കൊറേ സാധനങ്ങൾ purchase ചെയ്തു എന്റെ ഉമ്മാക്ക് രണ്ട് കൂട്ടം ചെരുപ്പ് വാങ്ങി എന്റെ പെങ്ങൾക് എന്റെ അനിയത്തിക്ക് ഞാൻ ഒരു കൂട്ടം ചെരുപ്പ് എന്റെ അനിയന് ഞാൻ ഒരു watch വാങ്ങി എന്റെ ജേഷ്ടന്റെ ഭാര്യക്ക് ഒരു ചെരുപ്പ് വാങ്ങി എനിക്ക് ഞാൻ രണ്ട് shirt ഉം ഒരു pant ഉം എടുത്തു പിന്നെ ഒരു bag ഉം എടുത്തു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

അവന്റെ ഏട്ടനൊരു shoe പിന്നെ അവന്റെ ഏട്ടന്റെ കുട്ടിക്കൊരു shoe അവന്റെ പെങ്ങൾക്ക് ഒരു ചെരുപ്പ് പെങ്ങളെ കുട്ടിക്കൊരു ചെരുപ്പ് പിന്നെ ഇത്താന്റെ താത്താന്റെ കുട്ടിക്കൊരു ചെരുപ്പ് താത്താക്ക് ഒരു ചെരുപ്പ് താത്താടെ കുട്ടിക്കൊരു dress പിന്നെ അവന്റെ ഉപ്പാന്റെ അനുജന്റെ ഭാര്യ അവരിക്കൊരു ചെരുപ്പ് അവരുടെ രണ്ട് മൂന്ന് മക്കൾക്ക് അവൻ ചെരുപ്പും shoe മായിട്ട് എടുത്തു

ഏർ അവിടെ നമ്മൾ പോയിട്ടെന്നെ കണ്ടാൽ തന്നെ ഉള്ളു നമ്മക്ക് അത് മനസ്സിലാവാൻ ചിലപ്പോ ഞാൻ പറഞ്ഞാ നിങ്ങക്ക് വിശ്വാസമാവില്ല ഞാന് എന്റെ കൂട്ടുകാരോട് അവിടിന്ന് വന്ന് നാട്ടിൽ പറഞ്ഞാൽ അവരിക്ക് വിശ്വസല്ല അവരിക്ക് പുച്ഛമാണ് ഏർ അതൊക്കെ നടക്കണ കാര്യമാണോ ഏർ അതൊക്കെ നൊണ പാറയാണ് നൂറുപ്യക്ക് എല്ലും ഇപ്പം ചെരുപ്പ് കിട്ടാന്ന് ചോയ്ക്കും ഏർ അവിടെ പോയിട്ട് തന്നെ അത് മനസ്സിലാക്കണം ഉം ഉം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു

പഷേ അവരുടെ അവരുടെ taste ഇൽ അവരുണ്ടാക്കിയ taste ഇൽ കുടിക്കണം അതവിടിന്ന് കിട്ടുന്ന സാധനണ് നല്ല അടിപൊളി super നല്ല taste ഉണ്ട് പിന്നെ അവിടിന്ന് ഒരു നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒരു മന്തി മന്തി ഉണ്ടല്ലോ കുഴിമന്തി എന്ന് പറയുന്ന സാനം അതുപോലെ അവിടെ famous ആയൊരു സാധനമുണ്ട് പേര് എനിക്ക് കൃത്യമായി ഓർമ്മില്ല നല്ല rice ആണ് അത് ഡെൽ ഡൽഹി ജുമാ മസ്ജിദിന്റെ front ൽ മാത്രേ ആ rice കിട്ടുയുള്ളു നല്ല taste ഉള്ള rice ആണ് അത് നമ്മക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയതിൽ വച്ച് നല്ലൊരു food തന്നെ ആണ്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 അതുപോലെ ജുമാ മസ്ജിദിലും നിറയെ ആളുകൾ നിറയെ സന്ദർശകർ ഉണ്ട് foreigners ആയിട്ടും ഇന്ത്യക്കാര് ഇന്ത്യക്കാർ തന്നെ പല പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട് നമ്മള് കേരളക്കാര് ഇല്ലേ അതുപോലെ തമിഴ്‌നാട്ടീന്നും കർണാടകയിന്നും യുപിന്നും അങ്ങനെ പല ഭാഗത്തുന്നും ഉള്ള ആളുകൾ അവ്ടെ ഇണ്ട് ഉം കൊറേ ആളുകൾ മണാലി പോയി തിരിച്ചു തിരിച്ച് വരുന്നവർ ഒക്കെ ഡൽഹി ജുമാ മസ്ജിദ് ഒന്ന് കണ്ട് പോവാന്ന് എന്ന രീതിയിൽ കേറി വരുന്നവർ ഒക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ ഡൽഹി ജുമാ മസ്ജിദിന്റെ നേരെ അടുത്ത് തന്നെയാണ് ഡൽഹി ജുമാമസ്ജിദ് metro station ഈ metro station ലേക്ക് എവിടെ നിന്നും ഡൽഹി എന്ന state ന്റെ ഏത് ഭാഗത്ത് നിന്നും metro ലഭിക്കും നമ്മക് ഏർ അതാണ് ഡൽഹിയിൽ പോയാലുള്ള ഏറ്റവും വലിയ ഉപകാരം മ ഡൽഹി ഡൽഹി സന്ദർശിക്കുന്നവ തീർച്ചയായും ഡൽഹി ജുമാമസ്ജിദ് കാണേണ്ട കാഴ്ച തന്നെ ആണ് മ്മൾ കണ്ട് തന്നെ ആസ്വദിക്കണം അതിനടുത്ത് തന്നെ കൊറേ room കളും restaurant കളും ഒക്കെ available ആണ് എല്ലാം അടിപൊളി പക്കാ ആയിട്ടാണ് അവര് ചെയ്യുണത് പിന്നെ വല്യ ഏർ cash cash ഒന്നും ഇല്ല room ന് ഒരു ദിവസത്തെ rent ന്ന് പറഞ്ഞ മുന്നൂറ് രൂപ മാത്രമാണ് നമ്മടെ നമ്മടെ നാട്ടില് എറണാകുളത്ത് പോയാല് വരെ ഒരാൾക്ക് ഒരു ദിവസത്തെ room rent എന്ന് പറഞ്ഞാല് അഞ്ഞൂറ് രൂപയോ അല്ലെങ്കിൽ അറുന്നൂർ രൂപയോ കൊടുക്കണം നേരെ മറിച്ച്

രീതിയിൽ അവിടെ നമ്മക്ക് room കൾ ലഭിക്കും food ഉം ലഭിക്കും നല്ല നമ്മടെ മലയാളി food കൾ ലഭിക്കും ചോറും മീനും പപ്പടോം അതൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ജെ ജ്യൂ ഡൽഹി ജുമാ മസ്ജിദും അതിന്റെ പരിസരവും

എല്ലാവർക്കും ഏർ ഇത് ഇതിനോട് താൽപ്പര്യം ഉണ്ടായിക്കോണംന്നു ഇല്ലാ കാരണം ഡൽഹി ന്ന് പറഞ്ഞാൽ ഏർ അവിടെ city ആണ് നല്ല തിരക്കുള്ള city ആണ് അങ്ങനെ ഒക്കെ ഉണ്ടാവും ചെലവരുടെ മനസ്സിൽ അങ്ങനെ ഒന്നും കരുതരുത് ഡൽഹിപോയാല് നമ്മക്ക് നമ്മളെ സ്വാതന്ത്ര്യത്തിന് നടക്കാം നമ്മളെ കേരളത്തില് നമ്മള് പേടിച്ച് രാത്രി നടക്ക ഏർ പുറത്തിറങ്ങാത്ത പോലെ അല്ല അവിടെ രാത്രി പോലും നമ്മക്ക് പുറത്തിറങ്ങാം എന്ന ഉള്ള സ്വാതന്ത്രമുണ്ട് പറ്റുന്നവരെല്ലാവക്കും ഡൽഹി പോവുന്നവരെല്ലാവരും ഡൽഹിജുമാ മസ്ജിദ് സന്ദർശിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്ക്കാരം plastic മലിനീകരണം നമ്മുടെ പരിസ്ഥിതിയെ വളരെ വേഗത്തിൽ നശിപ്പിക്കുന്ന plastic വസ്തുക്കളിൽ നിന്ന് ഉല്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇത് ഭൂമിയിലെ മലി മലിനീകരണത്തിന് വളരെയധികം സംഭാവന നൽകുകയും ചെയ്യുന്നു അതിനാൽ ഇത് ആഗോളതലത്തിൽ ആശങ്കാജനകമാണ് plastic സഞ്ചികൾ പാത്രങ്ങൾ furniture കൾ എന്നിവയുടെ ഉപയോഗം വർധിക്കുന്നതിന് നാൽ plastic മാലിന്യത്തെ ഗണ്യമായ വർധന യുണ്ടായതിനാൽ plastic മലിനീകരണം പോലുള്ള ഗുരുതരമായ പ്രശ്നമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഈ പ്രശ്നത്തെക്കുറിച്ചു ഗൗരമ ഗൗരവമായി ചിന്തിക്കുകയും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യേണ്ട സമയമാണിത് plastic മാലിന്യത്തിൽ നിന്നാണ് plastic മലിനീകരണം ഉണ്ടാകുന്നത് ഇന്നത്തെ കാലത്തെ അത് അതിരൂക്ഷമായ രൂപമെടുക്കുകയും അത് അനുദിനം വർധിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഈ മനോഹരമായ ഗ്രഹത്തിൽ ഇതിനു നിരവധി പ്രതികൂല ഫലങ്ങൾ ഉണ്ട് അതിനാൽ ഇത് ജീവിതത്തിനു ഗുരുതരമായ ഭീഷണിയായി മാറിയിരിക്കുന്നു അതിനാലാണ് plastic മലിനീകരണം ഇന്ന് ആഗോള ആശങ്കയായി തുടരുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ രണ്ടു മാർഗങ്ങളും

plastic മലിനീകരണം തുടയു തടയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടി plastic ഉപയോഗം ഒഴിവാക്കുക എന്നതാണ് കാരണം ഇപ്പോൾ നമ്മൾ അവ ഉപയോഗിക്കുന്നത് ശീലമാക്കിയിരിക്കുന്നു മാത്രമല്ല ഇത് വളരെ വിലകുറഞ്ഞതുമാണ് അതിനാൽ അവ ഉപയോഗിക്കുന്നത് പൂർണമായും നിർത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നിരുന്നാലും പരിസ്ഥിതി സൗഹൃദമായ option ലഭ്യമായ plastic ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നമുക്ക് എളുപ്പത്തിൽ നിർത്താനാകും ഉദാഹരണത്തിന്

നിർമിച്ച bag കൾ ഉപയോഗിക്കാം അതുപോലെ party കളിലും ഉത്സവങ്ങളിലും plastic പാത്രങ്ങളും മറ്റ് ഉപയോഗിക്കുന്നതിനു പകരം steel paper thermocol അല്ലെങ്കിൽ മറ്റ് ഉത്പന്നങ്ങൾ എന്നിവ ഉപയോഗിച്ച്

പുനരുപയോഗം നിങ്ങൾക്ക് plastic bag കളും മറ്റ് plastic വസ്തുക്കളും ഉപയോഗിക്കുന്നത് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അവ വലിച്ചെറിയുന്നതിന് മുമ്പ് കഴിയുന്നത്ര തവണയെങ്കിലും അവ വീണ്ടും ഉപയോഗിക്കുക plastic സഞ്ചികളും വസ്തുക്കളും ഉപയോഗിച്ച് വലിച്ചെറിയുന്നത് മിക്കവാറും നമ്മുടെ ശീലമായി മാറിയിരിക്കുന്നു എന്നാൽ നമുക്ക് വേണമെങ്കിൽ അവ

ഇതുവഴി plastic മാലിന്യം കുറെ കുറയ്ക്കുന്നതിനും plastic മലിനീകരണം തടയുന്നതിലും നമുക്ക് പ്രധാന പങ്ക് വഹിക്കാനാകും plastic മലിനീകരണം പോലെയുള്ള ഈ ഭയാനകമായ പിശാചിനെ നേരിടാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് ഈ പറഞ്ഞ ഉപയോഗങ്ങൾ നാമെല്ലാവരും സ്വീകരിക്കുകയാണെങ്കിൽ plastic മലിനീകരണത്തിൻ്റെ തോത് കുറച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നിയന്ത്രിക്കാനാകും ഉപന്യാസം രണ്ട്

വരുംകാലങ്ങളിൽ അത് കൂടുതൽ ഭയാനകമാകും ഈ മലിനീകരണത്തിന് നിരവധി കാരണങ്ങളുണ്ട് സമുദ്രജീവികൾക്ക് ഭീഷണി plastic bag കളും മറ്റ് plastic മാലിന്യങ്ങളും നദികളിലും കടലുകളിലും എത്തുന്നു ഇത് കടൽ ജീവികൾ അവരുടെ ഭക്ഷണമായി തെറ്റായി കഴിക്കുന്നു അതിനാൽ അവയ്ക്ക് അസുഖം വരുന്നു ഭൂമിയെ മലിനമാക്കുന്നു വൻതോതിൽ plastic മാലിന്യങ്ങളാണ്

ഈ plastic കഷണങ്ങൾ ദോഷകരമായ രാസവസ്തുക്കൾ ഉൽപാദിപ്പിക്കുകയും മണ്ണിൻ്റെ ഗുണങ്ങളെയും ഫലഭൂഷ്ഠതയെയും നശിപ്പിക്കുകയും ചെയ്യുന്നു ഇത് മരന്നങ് മരങ്ങളുടെയും ചെടികളുടെയും വളർച്ചയെയും ബാധിക്കുന്നു കൂടാതെ plastic മാലിന്യത്തിൽ നിന്ന് കൊതുകുകളും മറ്റ് ഇത്തരത്തിലുള്ള പ്രാണികളും ഉത്പാദിപ്പിക്കപ്പെടുന്നു ഇത് പലതരം രോഗങ്ങളും പരത്തുന്നു ജലം മലിനമാക്കുന്നു plastic ൽ നിന്നുള്ള മാലിന്യങ്ങൾ നദികൾ കടലുകൾ സമുദ്രങ്ങൾ തുടങ്ങിയ ജലസ്രോതസ്സുകളിൽ കലരുകയും അവയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു ഈ വെള്ളം നമ്മുടെ ഉപയോഗത്തിനായി നമുക്ക് എത്തിച്ചു തരുന്നു എത്ര filter ചെയ്താലും അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല ഈ ജലത്തിൻ്റെ ഉപയോഗം നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ലോക ലോകമെമ്പാടും ഗുരുതരമായ ആശങ്കയാണ് plastic മലിനീകരണം നമ്മുടെ അശ്രദ്ധ കാരണം ഇത് കൂടുതൽ വർദ്ധിക്കുന്നു അത് പരിഹരിക്കാൻ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത് ആമുഖം ഉപന്യാസം മൂന്ന് ലോകത്തെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് plastic മലിനീകരണം ഈ വിഷയത്തിൽ പല രാജ്യങ്ങളിലെയും സർക്കാരുകൾ plastic bag കൾ നിരോധനം പോലുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതിനു ശേഷം ഈ പ്രശ്നത്തെക്കുറിച്ച് നാമെല്ലാവരും

പരിഹാരം സാധ്യമാകും ഈ പ്രശ്നത്തെ നേരിടാൻ സർക്കാർ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്

വർദ്ധിച്ചുവരുന്ന demand കാരണം ലോകമെമ്പാടും plastic ഉൽപാദനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് plastic ഉൽപാദനം നിയന്ത്രിക്കാൻ സർക്കാർ ഇനി ഒരു പുതിയ സ്ഥാപനത്തെയും അനുവദിക്കരുത് രണ്ട് plastic വസ്തുക്കളുടെ നിരോധനം plastic മലിനീകരണം പരമാവധി വ്യാപിപ്പിക്കുന്നതിനാൽ പല രാജ്യങ്ങളിലെയും സർക്കാരുകൾ plastic bag കളുടെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയെ പോലുള്ള ചില രാജ്യങ്ങളിൽ ഈ നിയന്ത്രണങ്ങൾ കൃത്യമായി നടപ്പാക്കിയിട്ടില്ല ഇതിനായി plastic bag കളുടെ ഉപയോഗം തടയാൻ സർക്കാർ കർശനമായി തീരുമാനങ്ങൾ

ബാധിക്കുന്നതിനെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തേണ്ടതും ആവശ്യമാണ് television radio പരസ്യങ്ങൾ coding ഉകൾ social media എന്നിവയിലൂടെ ഈ ജോലി എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും plastic മലിനീകരണം കുറയ്ക്കാൻ മറ്റുചില എളുപ്പ വഴികൾ plastic മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള മറ്റു ചില എളുപ്പ വഴികൾ ഇതാ അവ സ്വീകരിക്കുന്നതിലൂടെ

പരിസരം വൃത്തിയായി സൂക്ഷിക്കാം plastic bag കൾ ഉപയോഗിക്കാതെ plastic bag ചെറിയ കഷണങ്ങളായി തകർന്ന് ജലസ്രോതസ്സുകളിൽ കലരുന്നു ഇത് മണ്ണിൽ കലരുകയും ചെടികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം ജലജീവികളിലും ഇത് ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു മിക്കപ്പോഴും ഈ bag കൾ പലചരക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നു നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നത് നിർത്തി വീണ്ടും ഉപയോഗിക്കാവുന്ന തുണി സഞ്ചികൾ സ്വീകരിക്കാം കുപ്പിവെള്ളം ഉപയോഗിക്കുന്നത് നിർത്തുക കുപ്പിവെള്ളം plastic കുപ്പികളിലും glass കളിലുമാണ് വരുന്നത് plastic മലിനീകരണത്തിൽ ഉം കേടായ വെള്ളക്കുപ്പികളും glass കളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ കുപ്പിവെള്ളം വാങ്ങുന്നത് നിർത്തി പകരം നമ്മുടെ സ്വന്തം water bottle കൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കടമയാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതും നിർത്തുക